കുറെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഒരു നമ്മളെ ഷ് വെയിറ്റിംഗ് ഷെഡ് പോലത്തെ സ്ഥലവുണ്ട്.

ഒരു ഭയങ്കര ഒരു കാടൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു ഒരു ഹിൽ സ്റ്റേഷൻ അങ്ങനത്തെ ഒരു ഇതാണ് കാണു--

ഒരു വലിയൊരു മരത്തിന്റെ ചുവട്ടില് പായ വിരിച്ചിട്ട്--

ആ ഇതൊരു ഇന്ത്യൻ റെയിൽവേ ബോഗിന്റെ ചിത്രാണ്.

പിന്നെ ഇത് ഒരു ടേബിള്മ്മിൽ വെച്ചിട്ടുണ്ട്ന്നാണ് തോന്നുന്നത് ഒരു സാധനം ഇൻ്റെ താഴെയും ഉണ്ട് ഒരു പായി പോലത്തെ.

പിന്നെ ഇതൊര് പാ വേറൊന്നും പ്രത്യേകിച്ച് കാണാൻ ഇല്ല ഒരു മരുഭൂമി പോലത്തൊരു പ്രദേശമാണ് ഉൾ--

ഇതൊരു കടയാണ് നമ്മള് നമ്മടെ മലയാളം നാട് അല്ല വേറെ ഏതോ നാട്ടിലുള്ള ഏതോ ഒരു ഹിന്ദിക്കടയാണെന്ന് തോന്നുന്നുണ്ട്.